പുരസ്കാരങ്ങൾക്കായി നാമനിർദേശം ചെയ്യപ്പെട്ടു. ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം ആ രണ്ട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ലഭിച്ച ഏഴാമത് ballon d'Or ഈ ബഹുമതി ഏഴാം തവണ നേടുന്ന ആദ്യ കളിക്കാരനായി. രണ്ടായിരത്തി ഒന്ന്, രണ്ടായിരത്തിപത്ത്, രണ്ടായിരത്തി പതിനൊന്ന്, രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ FIFA ലോകകപ്പിൽ അദ്ദേഹം ലോകകപ്പും golden ball ഉം നേടി. അദ്ദേഹത്തെ പലപ്പോഴും ഇതിഹാസ താരം diego maradona യുമായി സാമ്യപ്പെടുത്താറുണ്ട് maradona തന്റെ മെസ്സിയെ തന്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇങ്ങനെയായിരുന്നു, ലയണൽ ആന്ദ്രയാസ് മെസ്സി. ലയണൽ ആന്ദ്രയാസ് മെസ്സി എന്ന് അറിയപ്പെടാൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും അതിൽ ഉൾപ്പെട്ടിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിയിരുന്നു, അദ്ദേഹത്തിന്റെ കഴിവ് ബാഴ്സലോണയെ വളരെ വേഗം തിരിച്ചറിഞ്ഞു. ബാഴ്സലോണ club അദ്ദേഹത്തിന് ഏറെ കുറെ നല്ല ചികിത്സ നിർദ്ദേശിച്ചു. അതിനാൽ റൊസാരിയോ തെരുവ് എന്ന സ്ഥലത്തെ club ആയ വിട്ട് പോകുകയും കുടുംബത്തോടെ യൂറോപ്പിൽ സ്ഥിരമാക്കുകയും ചെയ്തു. രണ്ടായിരത്തിനാല് രണ്ടായിരത്തിഅഞ്ച് season ൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു. ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഗോൾ നേടി അങ്ങനെ club നായി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന record കൾ അദ്ദേഹത്തിന് സ്വന്തമായി. അദ്ദേഹത്തിന്റെ ആദ്യ league കളിയിൽ തന്നെ ബാഴ്സലോണ laliga cup നേടി, രണ്ടായിരത്തിആറിൽ നടത്തിയ season ലാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്ര~പ്രകടനം കാഴ്ചവെച്ചത്. classic മത്സരങ്ങളിൽ high tech നേടി തുടക്കം. ഇരുപത്താറാം നന്നായി പതിനാല് goal കൾ നേടി. രണ്ടായിരത്തിഎട്ട്, ര~രണ്ടായിരത്തിഒൻപത് season ൽ അദ്ദേഹം മുപ്പത്തെട്ട് goal കൾ നേടി. ആ season ൽ ബാഴ്സലോണ മൂന്ന് കിരീടങ്ങൾ നേടിയപ്പോൾ team ന്റെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു. രണ്ടായിരത്തിഒൻപത്-പത്ത് season ൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി നാല്പത്തേഴ് goal കൾ നേടുകയും ബാഴ്സലോണക്കായി ഈ section ൽ ഏറ്റവും കൂടുതൽ goal കൾ നേടിയ ബഹുമതി റൊണാൾഡോക്ക് ഒപ്പം റൊണാൾഡോക്ക് ഒപ്പം പങ്കിടുകയും ചെയ്തു.

സമ്പാദ്യം അതിന് ശേഷം അദ്ദേഹം അർജൻറീന team ലെ സ്ഥിരം അംഗമായി, FIFA ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജൻറീന ക്കാരായി അദ്ദേഹം രണ്ടായിരത്തി ഏഴിലെ, കോപ്പാ അമേരിക്കയിൽ രണ്ടാം സ്ഥാനക്കാരനായി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. രണ്ടായിരത്തിഎട്ട് ബീജിങ് olympics ൽ ജേതാക്കളായ അർജൻറീന team ൽ മെസ്സി ഒരു അംഗമായിരുന്നു. ആ വിജയത്തോടെ അദ്ദേഹത്തിന്

ഒരു calendar വർഷം ഏറ്റവും അധികം goal നേടുന്ന കളിക്കാരൻ എന്ന record അൻപത്തഞ്ച് goal കൾ മാറികടന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് december ഇരുപത്തിമൂന്നിന് ഒരു calendar വർഷം തൊണ്ണൂറ്റൊന്ന് goal കൾ എന്ന സർവ്വകാല record സ്ഥാപിച്ചു. രണ്ടായിരത്തി ഇരുപത്തി രണ്ട്‍ ഖത്തറിൽ വെച്ച് നടന്ന ഫിഫ world cup അർജൻറീനയെ വിജയികൾ ആർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കാണപ്പെടുകയും എക്കാലത്തെയും മികച്ച കളിക്കാരനായി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 അതെ ലോകം കണ്ട പ്രഗൽഭനായ ആ football ഇതിഹാസ നായകന്റെ കഥ ലയണൽ മെസ്സി തന്നെ. ആയിരത്തി എണ്ണൂറ്റി എൺപ, ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലാണ് june ഇരുപത്നാലിന് തൊഴിലാളി തൂപ്പുകാരി മകനായി അര്‍ജന്റീനയില്‍ റൊസാരിയോ എന്ന സ്ഥലത്ത് ആണ് മെസ്സി ജനിച്ചത്. ഇറ്റലിയിലെ എന്ന കുടിയേറ്റ report കൾ മെസ്സി ഏയ്ഞ്ചലോ മെസ്സി അദ്ദേഹത്തിന്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 ചേർന്ന് മെസ്സി football കളിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പ്രാദേശിക പട്ടണമായ റൊസാരിയോയിലെ ഒരു club ആയിരുന്ന ന്യൂ വെൽസ് ഓൾഡ് ബോയിസിന്റെ ചേർന്നു. പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ hormone ന്റെ കുറവ് തിരിച്ചറിയപ്പെട്ടു. അർജൻറീനയിലെ ഒരു പ്രമുഖ club ആയ മെസ്സിയുടെ കിഴി~കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, എങ്കിലും മാസംതോറും ഒമ്പതിനായിരം തൊള്ളായിരം ചെലവാക്കി കൊണ്ട് അദേഹത്തിന്റെ ചികിൽസിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല, എന്നാൽ ബാഴ്സലോണയുടെ sporting director ആയിരുന്ന കാർലെസ് അദ്ദേഹത്തിന്റെ കഴിവിനെപ്പറ്റി ബോധവാനായിരുന്നു. മെസ്സിയുടെ ബന്ധുക്കൾ സ്പെയിനിലെ കാറ്റിലോണയിലെ ലണ്ടനിൽ ഉണ്ടായിരുന്നു, മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിന് ശേഷം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 ഇതനുസരിച്ച് അദ്ദേഹം തന്റെ കുടുംബത്തെ യൂറോപ്പിലേക്ക്, യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും, തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രണ്ടു ബന്ധു സഹോദരന്മാർ football മായി ബന്ധപ്പെട്ടിരുന്നു, താൽകാലിക ജീവിതം മെസ്സിയെ പരിക്കുകൾ ലഭ്യമായിത്തുടങ്ങി.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

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് may ൽ

ഇന്തോനേഷ്യയുമായി കരാറിലായി. രണ്ടായിരത്തി ഏഴിലും, രണ്ടായിരത്തി ഒൻപതിലും ആയിരുന്നു അദ്ദേഹത്തിൻ, അദ്ദേഹം team ൽ കളിക്കാരനായി നിലവിൽ വന്നത്. രണ്ടായിരത്തിഎട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ league top score യിരുന്നു അദ്ദേഹം. രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ബാഴ്സലോണയിൽ എത്തി, football ചരിത്ര~ത്തിൽ ഏറ്റവും ഉടനെ രണ്ടാമത്തെ transffer തുടക്കമായിരുന്നു അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്.

ചാമ്പ്യൻസ് ലീഗ്, യൂറോ കപ്പ് എന്നിവ പോലെയുള്ള ശ്രദ്ധേയമായ മത്സരങ്ങളിൽ goal കൾ നേടി വിജയങ്ങളിൽ പങ്കാളിത്തവും ചെയ്തു, അദ്ദേഹം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് october മൂന്നിന് സെൽഫിക് ഇബ്രാഹിമോവിച്ചന്റെ, ജെറുക്കാ ഗ്രാവിന്റെയും മകനായ സ്വീഡൻ~നിൽ ജനിച്ചു. മാതാപിതാക്കൾ രണ്ടുപേരും ഫിലിഡാനിലേക്ക് കുടിയേറിയവരായിരുന്നു. അദ്ദേഹം വളർന്നത്, ആറാം വയസ്സിൽ തനിക്ക് ലഭിച്ച football football കൂട്ടമാണ് boot, boot കളുമായാണ് ഇബ്രാഹിമോവിച്ച football കളിവിടുന്നത്. പിന്നീട് പ്രാദേശിക junior team കളായ നിർമി ബിലയും, എഫ് സി ബാൽക്കണയുമായി അദ്ദേഹം football കളി ആരംഭിച്ചത്. താൻ എട്ട് goal കൾ നേടി team നെ വിജയിപ്പി~ച്ചി~ട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു interview ൽ

നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഉഷാ പ്രവർത്തനം ഒരാൾ വെള്ളത്തിൽ മുങ്ങിയാൽ നമ്മളെന്ത് ചെയ്യും എന്നാണ് വെള്ളത്തിൽ മുങ്ങിയാൽ വെള്ളം ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും കടന്ന്

സംഭവിക്കുമ്പോൾ തന്നെ മരണം സംഭവിക്കുന്നു വർഷം തോറും ശരാശരി രണ്ടു ലക്ഷത്തിലേറെ മുങ്ങിമരണവും സംഭവിക്കുന്നുണ്ടെന്നും അതിൽ ഇരുപത്തഞ്ചു ശതമാനം കടലിലും എഴുപത്തഞ്ചു ശതമാനം ഉൾ നാടുകളിലും ആണെന്നും കണക്കുകൾ പറയുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിശീലനം ലഭിക്കുകയോ നീന്തൽ അറിയുകയോ ചെയ്യണം

അതിന് ഒരു പ്രഥമ ശുശ്രൂഷ വിദഗ്ദ്ധ നീന്തൽ മാത്രമല്ല വഞ്ചി തുഴയാനും അറിഞ്ഞിരിക്കണമെന്ന് ഓർക്കുക

നിങ്ങൾ മറ്റേ കൈ കൊണ്ട് തറയിലുള്ള ഒരു ഉറച്ച സാധനം മരം വലിയ വലിയ തുടങ്ങിയവ മുറുകെ പിടിച്ചിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ കൈ പിടിച്ചു വലിക്കുന്നുണ്ടാവണം ഇതിനൊന്നും ഒന്നും ചെയ്തില്ലേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളും കൂടെ വെള്ളത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് ഓർമിക്കുക കരയിൽ നിന്നും അകലെയാവുമ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വല്ല വസ്തുക്കളും ഉദാഹരണം വലിയ പന്ത് tyre വലിയ ആടച്ച പാത്രം തുടങ്ങിയവ ഉണ്ടെങ്കിൽ അയാളുടെ നേരേക്ക് ഇട്ട് കൊടുക്കണം അയാൾ അത് പിടിച്ചു നിൽക്കാമല്ലൊ തോണി ഉപയോഗിച്ച് രക്ഷപെടുത്തുമ്പോ മുങ്ങുന്നവൻ ക്ഷീണിതനാണെങ്കിൽ boat ലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിന് പകരം തോണിയുടെ വശങ്ങളിൽ പിടിച്ചു നില്ക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക മുൻകരുതൽ മുങ്ങി മരണം സംഭവിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക കഴിയുന്നതും നന്നായി നീന്തൽ അറീ അറിയുന്നവൻ അടുത്തുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുക വനാണെങ്കിലും വളരെ ചൂടുള്ള അവസരത്തിലും വെള്ളത്തിൽ ഇറങ്ങരുത് രാത്രിയിൽ വെളിച്ചമില്ലാത്തിടത്ത് നീന്തരുത് കാറ്റും മിന്നലും ഉള്ളപ്പോൾ നീന്തരുത് അതേ പോലെ ചൂഴിയുള്ള സ്ഥലങ്ങളിൽ നീന്തരുത് ഇരുട്ടാണെങ്കിൽ കഴിയുന്നതും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക ഭക്ഷണം കഴഞ്ഞയുടനെ നീന്തരുത് tyre കളും കായലും മറ്റു അന്യ വസ്തുക്കളും നിറഞ്ഞ

മിന്നലുമുള്ളപ്പോൾ നീന്തരുത് നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ക്ഷീണിതനാണെങ്കിലും വളരെ ചൂടുള്ള അവസരത്തിലും വെള്ളത്തിൽ ഇറങ്ങരുത് കഴിയുന്നതും നന്നായി നീന്താൻ അറിയുന്നവർ അടുത്തുള്ളപ്പോൾ മാത്രം നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുക അതുപോലെ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ നീന്തരുത് തനിച്ചാണ് തനിച്ചാണെങ്കിൽ കഴിയുന്നതും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക പാറകളും ഉം പാറകളും പായലും മറ്റു അന്യ വസ്തുക്കളും നിറഞ്ഞ സ്ഥലത്ത് നീന്തരുത് ഇനി പ്രഥമ ശിശ്രൂഷയെ പറ്റി സംസാരിക്കാം താഴെ പ്രതലം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്നും ഒപ്പിയെടുത്ത് ഉടനെ വായിൽ നിന്ന് കഴിയുന്നത്ര അന്യ വസ്തുക്കൾ നീക്കം ചെയ്യണം ഞാൻ പറഞ്ഞത് പോലെ ഏർ ഗഗനം നിലച്ചു നിക്കുന്നെങ്കിൽ വെള്ളത്തിൽ നിന്നും തൂക്കിയെടുത്ത ഉടനെ വായിൽ നിന്നും കഴിയുന്നത്ര അന്യ വസ്തുക്കൾ നീക്കം ചെയ്ത് എത്രയും വേഗം കൃത്രിമ ശ്വാസോച്ഛാസം നൽകണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ഉം ഉം നിൽക്കാൻ പറ്റുന്ന ആഴമുള്ള വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഒരു കൈ കൊണ്ട് അയാളെ താങ്ങി നിർത്തുകയും മറ്റു കൈ കൊണ്ട് അയാളുടെ മൂക്ക് പൊത്തുകയും തല അല്പം പുറകോട്ട് നിവർത്തുകയും ചെയ്യുക പറഞ്ഞത് പോലെ നിങ്ങൾ നിൽക്കാൻ പറ്റുന്ന ആഴമുള്ള വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഒരു കൈ കൊണ്ട് അയാളെ താങ്ങി നിർത്തുകയും മറ്റേ കൈ കൊണ്ട് മൂക്ക് കുത്തിയും തല അല്പം പുറകോട്ട് നിവർത്തിയും ചെയ്യുന്നു ശേഷം കൃത്രിമ ശ്വാസോച്ഛാസം നൽകണം കൃത്രിമ ശ്വാസോച്ഛാസം നല്കുന്നിടത്ത്

ഓരോ ശ്വാസം മായും ഉള്ളിലേക്ക് കടത്താൻ ശ്രമിക്കുക അയാളെ കമിഴ്ത്തി കിടത്തി തല ഭാഗം ആക്കിയോ കഴിയുന്നത്ര വെള്ളം പുറത്തെക്ക് പോവാൻ അനുവദിക്കുക മാണെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നതിന് മുമ്പ് ഇത് ചെയ്യുക ഒരുതരത്തിലൊരു പ്രതലത്തിൽ അയാളെ കിടത്തിയ ശേഷം നാഡി പിടിച്ച് പരിശോധിക്കുക ഗതി വേണ്ടു വറ്റിയപ്പോൾ അല്പം സമയമെങ്കില് അത് കാര്യമാക്കേണ്ടതില്ല ഗഗനം നിലച്ചാൽ മാത്രം കൃത്രിമ ശ്വാസോച്ഛാസം നൽകിയാൽ മതി പ്രാഥമിക ശ്രമങ്ങൾക്ക് ശേഷം അയാൾ ശ്വസിക്കുന്നില്ലെങ്കിൽ തല കഴിയുന്നത്ര കീഴോട്ടാക്കി പിടിച്ച് പുറത്തെത്തുള്ള എല്ലുകൾക്കിടയിൽ ശക്തിയായി തട്ടുക ശേഷം വീണ്ടും കൃത്രിമ ശ്വാസോച്ഛാസം നൽകുക

നാഡീ മിടിപ്പും പരിശോധിച്ച് കൊണ്ടിരിക്കണം ആശുപത്രിയിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം അരമണിക്കൂറായി വെള്ളത്തിൽ വീണാല് ഈ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ച സംഭവം report ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ തണുത്ത വെള്ളത്തിൽ മുങ്ങിയാൽ ധൈര്യത്തിൽ ജൈവ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നതിനാൽ hospital ലെ കുറവാണല്ലോ തന്മൂലം കൂടുതൽ സമയം

ഉം വെള്ളത്തിൽ വീഴുന്നയാൾക്ക് വേണ്ടത് പ്രഥമ ശുശ്രൂഷകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നിരുന്നാലും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ഉം ഉം ആഹ് ശ്വാസത്തിൻറെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം ശ്വസനവും നാഡിയും കൂടെ പിടിച്ചു കെട്ടിയാൽ അയാള കഴിയുന്നത്ര ഏർ പരിപാലിച്ച് എല്ലും ശരിയാകാനുള്ള ശ്രമം നടത്തണം ഈ ഒരു വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നന്ദി Hello എന്തൊക്കെയുണ്ട് വിശേഷം?

എന്തൊക്കെയാ നിങ്ങടെ വിശേഷങ്ങൾ? അതെ.

ആ, അതെ, അല്ലേ എന്തായിരുന്നു ഇന്നത്തെ special food? ഇന്ന് പെരുനാളൊക്കെ ആയിട്ട് രണ്ടുമൂന്ന് ദീസൊക്കെ food ഒക്കെ ബിരിയാണി ആയിട്ടും, fried rice ആയിട്ടും ഒക്കെ വെച്ചു. ഇന്ന് സാദാ വെറും ചോറാണ്. ആ, അതേല്ലേ. ഉം തീര്‍ച്ചയായും അപ്പോ നിങ്ങക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയെ കുറിച്ച് എന്താണ് നിങ്ങള്‍ക്ക് പറയാനുള്ളത്? ഇപ്പഴത്തെ കാലാവസ്ഥയെ കുറിച്ച് പറയാണെങ്കി വേനല്‍ക്കാലമാണ്. വളരേയധികം ചൂടനുഭവിക്കണ്ട ഒരു കാലമാണ് ഇപ്പോ വന്നു കൂടിക്ക്.

ഇന്നലെ ഒരു മഴ നല്ല ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്

നിങ്ങടെ നാട്ടില് മഴ പെയ്തോ? ആ, മഴ നല്ലോണം കാറ്റും, മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. വേനല്‍ മഴയായിട്ടാണ് പെയ്തിട്ടുള്ളത്.

അതേ, അതോണ്ട് ചൂടിനൊരു ആശ്വാസം ഉണ്ട്. അല്ലെങ്കി രാവിലെ എണ്ണീറ്റ് ഒരു എട്ട് മണിക്ക് വെയില് തുടങ്ങും. പത്തുമണിയായ പൊറത്തേക്ക് ഇറങ്ങാന്‍ പറ്റാത്ത അത്രയ്ക്ക് വെയിലാണ്. വെയിലിനെക്കാട്ടിലും അധികം ചൂട് പൊറത്ത് ഉള്ളി തന്നെ ഇരിക്കാന്‍ പറ്റാത്ത ഒരവസ്ഥയാണ്. തീർച്ചയായും. ഈ ചൂട് കാരണം പലവര് പലർക്കും കുഴഞ്ഞുവീണ് മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്.

പുറത്ത് ചൂടുകാരണം സൂര്യാഘാതം ഏറ്റിട്ടുണ്ട് ഇങ്ങനെ തുടർന്നാല് മനുഷ്യര്‍ക്കും, മനുഷ്

ജീവികൾക്കും, പക്ഷികൾക്കും എല്ലാം വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിവരും. അതേ ചൂട് കാരണം ഇപ്പം കോഴികളൊക്കെ ഒരുപാട് അഹ് ചത്ത് പോയിട്ടുണ്ട് ഇപ്പോ. ഒരുപാട് അയൽവീടുകളിലും, വീട്ടിലും ഒക്കെ ഒരുപാട് കോഴികളൊക്കെ പോയി. ചൂട് സഹിക്കാന്‍ പറ്റാത്തത് കൊണ്ടാ. പക്ഷികളും, മൃഗങ്ങളും, എല്‍ മനുഷ്യരും ഒരുപോലെ ഇപ്പം ചൂടാ കൊണ്ട് നിവൃത്തി ഇല്ലാത്ത അവസ്ഥയിലാണ്. തീര്‍ച്ചയായും, ഇത് കൂടുതലായി ഇങ്ങനെ തുടര്‍ന്നു പോയാല്‍, മഴ പെയ്യാതിരുന്നാല്‍ വളരെ അധികം ബുദ്ധിമുട്ട് നമ്മളനുഭവിക്കേണ്ടിവരും ഈ വേനൽ കാലം കഴിയുമ്പോഴേക്ക്. കാരണം,

പല പക്ഷികളും ചത്തൊതുങ്ങും. ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കിട്ടാതെ കിണറുകളും പുഴകളും ഒക്കെ വറ്റി വരള്‍ വളർച്ചയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ.

അതെ, തീർച്ചയായിട്ടും വീടുകളിൽ ഉള്ളവർ തന്നെ പണിക്ക് പോകാൻ പറ്റാതെ പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവര് വളരെ അധികം ബുദ്ധിമുട്ടനുഭവിക്കന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ പുറത്തിറങ്ങാന്‍ പറ്റാത്ത വെയിലാണ്. അഞ്ച് മണിക്ക് ശേഷം എന്തു പണിയാണ് ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുക സാധാരണ അഹ് കൂലിപ്പണിക്ക് പോകുന്ന ആള്‍ക്കാരക്കെ അല്ലേ അവരൊക്കെ അന്നാന്ന് കിട്ടുന്നത് കൊണ്ട് അന്നാന്നത്തെ ജീവിതം കഴിഞ്ഞ് പോകുന്ന ആള്‍ക്കാരാണ്.

ഒരുപാട് വെഷമിച്ച് ഇപ്പോ ഒരു മാസായിട്ട് നോമ്പും കൂടെ ആവുന്നോണ്ട് ഏറെ ആള്‍ക്കാര്, ജനങ്ങള് വല്ലാതെ വെഷമനുഭവി തീർച്ചയായും . ഈ ചൂടുകാലം വേനല്‍ക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് കടന്നാല്‍ നമ്മള്‍ക്ക് ജനങ്ങള്‍ക്കൊക്കെ വളരെ അധികം ഒരു സുഖകരമായി~

കാരണം മഴക്കാലമായാല് ജനങ്ങള്‍ക്കും, പക്ഷികൾക്കും, മൃഗങ്ങൾക്കും, സസ്യങ്ങള്‍ക്കും ഒക്കെ വളരെ അധികം പ്രയോജനപ്പെടും. എങ്കിലും മഴ കൂടുതലായിട്ട് ഉണ്ടായാല്‍ ഞമ്മൾക്ക് പല നഷ്ടങ്ങളും സംഭവിക്കുകയും ചെയ്യും. അതെ മഴ കൂടുതലായിട്ട് പെയ്താലും കൃഷിയും നാശനഷ്ടങ്ങളിലേക്ക് പോകും. അപ്പോഴും ജോലിക്ക് പോകാൻ പറ്റാത്ത ഈ പുറം പണിക്ക് പോകുന്നവർക്ക് അപ്പോഴും ബുദ്ധിമുട്ടാണ്. കൂടുതൽ മഴയും പാടില്ല, കൂടുതല് വെയിലും പാടില്ല. എല്ലാം താങ്ങാനുള്ള ശേഷി മനുഷ്യർക്ക് വേണ്ടേ. തീർച്ചയായും. വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം, മഴക്കാലമായാല്‍ ഈ june, july മാസത്തിലൊക്കെ school കള്‍ തുറന്നു പ്രവര്‍ത്തിക്കുന്ന സമയത്തൊക്കെ മഴക്കാലം കൊണ്ട് ഈ കുട്ടികള്‍ക്കൊക്കെ school ലും, മദ്രസ്സയിലേക്കൊക്കെ പോകാന്‍

അതെ. തീര്‍ച്ചയായിട്ടും. എങ്കിലും ഇന്ന് നടന്നുപോകുന്ന ഒരു കുട്ടികള്‍ക്കാണ് ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ട്. മറ്റത് Bus ലും, വണ്ടിയിലൊക്കെ വരുന്നവർക്കും പോകുന്നവര്‍ക്ക് അത്ര ബുദ്ധിമുട്ട് ഇല്ല. School ന്ന് കയറിയാ വീ~വീടിന്റെ മുറ്റത്ത് വന്നിറങ്ങണോർക്ക്. അല്ലാത്തോര്‍ക്ക്‌ നടന്ന് വരൂം, പോവുകയും ചെയ്യുന്നവര്‍ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. Road cross ചെയ്യാനും, വാഹനങ്ങളും, school കുട്ടികളും എല്ലാം തിരക്ക് കൂടേം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.

April, May മാസങ്ങൾല് school ഇല്ലാത്തത് കൊണ്ട് പിന്നെ ചൂട് കൊണ്ട് school ല് അത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാ~വാ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല കുട്ടികള്‍ക്ക്. അഹ് February, March ആവുമ്പോത്തേനും ചൂട് തൊടങ്ങും. അത്ര കണ്ട് ചൂടാവുമ്പോത്തേനും നല്ല ചൂടാവുമ്പോത്തേനും school ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ school തുറക്കുന്ന സമയത്ത് മഴയായിരിക്കും. തീര്‍ച്ചയായും. എങ്കിലും മഴക്കാലം ഞമ്മക്ക് വളരെ അധികം പ്രയോജനപ്പെടും. കാരണം, വെള്ളത്തിനൊരു ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരില്ല. കാരണം വേനല്‍ക്കാലമായാല്‍

വെള്ളമില്ലാതെ ഞമ്മള്‍ ജനങ്ങളും, മൃഗങ്ങള്‍ക്കും എല്ലാവര്‍ക്കും വളരെ അധികം ബുദ്ധിമുട്ടനുഭവപ്പെടും. അതെ ഈ വേനല്‍ക്കാലമായല് പശുക്കളും, ആടുകള്, കോഴികള്, പശുക്കള്‍ക്കൊന്നും പുല്ല് കിട്ടാത്തൊരവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. തീര്‍ച്ചയായും, എങ്കിലും എല്ലാ കാലാവസ്ഥയും ഞമ്മക്ക് അനുയോജ്യമാണ്. പിന്നേ മഞ്ഞുകാലത്തെ കുറിച്ച് പറയുകയാണെങ്കി മഞ്ഞുകാലം വളരെ അധികം ഗുണകരമാണ്. കാരണം, ഈ dubber കൃഷി ചെയ്യുന്നവര്‍ക്കൊക്കെ മഞ്ഞുകാലം വളരെ അധികം ഒരു ഉപകാരമാണ്. കാരണം, dubber വെട്ടുന്ന സമയത്ത് തണുപ്പ് കൂടുതലുണ്ടാകുന്ന സമയത്തേ ഉള്ളൂ ഈ dubber വെട്ടിയാല്‍ അതില്‍ നിന്ന് പാല് കിട്ടി dubber sheet ഉണ്ടാക്കി വിൽക്കാനും കഴിയുകയുള്ളൂ.

ചൂടുകാലം വളരെ അധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക.

എങ്കിലും

അതേ, തീരെ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്ന ഒരു കാലമാണ്. അധികം ബുദ്ധിമുട്ടാതെ എല്ലാവർക്കും മനുഷ്യർക്കായാലും, പക്ഷികൾക്കും, മൃഗങ്ങൾക്കും അധികം ബുദ്ധിമുട്ടാതെ പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ മഞ്ഞുകാലമാണ്. അപ്പോ പിന്നെ കാറ്റിന്‍റെ അഹ് കാറ്റിന്‍റെ പ്രശ്നം ഉണ്ടാവുമപ്പോ.

കാലാവസ്ഥ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലുള്ള പാറകളുടെയും, എല്ലാത്തിന്‍റെ ധാതുക്കളുടെയും ഘടന അല്ലെങ്കിൽ വിഘടിപ്പിക്കാൻ പ്രക്രിയ ആണ്. കാലാവസ്ഥയുടെ

പ്രക്രിയ ആണെന്ന് വെളിപ്പെടുത്തുന്ന വിവിധ പഠനങ്ങളുണ്ട്. അതായത് ദുരിതാശ്വാസത്തിന്‍റെ രൂപങ്ങളുടെ വിശകലനത്തില്‍ ഈ കാലാവസ്ഥയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. തീര്‍ച്ചയായും. ഭൂമിശാസ്ത്രപരമായി ഏതെങ്കിലും മനുഷ്യയിനത്തില്‍ പ്രവര്‍ത്തിക്കില്ല എന്നല്ല. ഇത് ഈ case ല്‍ നാം കണക്കിലെടുക്കേണ്ടതാണ്. കാറ്റിലൂടെയും, വെള്ളത്തിലൂടെയും ഉള്ള മണ്ണൊലിപ്പ് ഒരാശ്വാസത്തെ രൂപാന്തരപ്പെടുത്താനോ പാറ പെടുത്താനോ കഴിയുമെന്നോ, കഴിയുമെന്നാണ് വിവിധതരം മണ്ണിന്‍റെ വേര്‍തിരിക്കലിനായി സമീപിക്കുകയും മനസിലാക്കി അവര്‍ അനുകൂലിക്കുന്നു. തീര്‍ച്ചയായും എങ്കിലും നമുക്ക് എല്ലാ കാലാവസ്ഥയും വളരെ പ്രയോജനപ്പെടും. പ്രയോജനമില്ലാത്ത ഒരു അവസ്ഥയുമായിരിക്കും. എങ്കിലും അതേ ഏത് കാലാവസ്ഥയും അനുസരിച്ച് ജീവിച്ചല്ലേ പറ്റൂ.

ആയാല്‍ എല്ലാറ്റിനും പ്രയോജനമാണ്. പക്ഷേ, കൂടുതലായി നിന്ന് മഴ പെയ്താല് അത് എല്ലാ ജോലിക്ക് പോണവര്‍ക്കും, വിദ്യാഭ്യാസസ്ഥാപനങ്ങള്‍ക്ക് കുട്ടികള്‍ക്ക് വിദ്യാഭ്യാസം school ലും, മദ്രസ്സയിലൊക്കെ പോണോങ്കിലും വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ തുടര്‍ച്ചയായി നിന്ന് മഴ നല്ലവണ്ണം പെയ്താല് അത് ഞമ്മക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുക. കാരണം വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോ അതൊക്കെ ഞമക്ക് വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഈ വീടുകളൊക്കെ പട്ട് പഴകിയതൊക്കെ ഉണ്ടെങ്കില്‍ പൊ~പൊട്ടി വീഴാനും സാധ്യതകളുണ്ട്. അതെ രാസ കാലാവസ്ഥെന്ന് പറയുമ്പോ പാറയിലെ bond നഷ്ടപ്പെടാന്‍ കാരണമാകുന്ന പ്രക്രിയാണിത്. അന്തരീക്ഷത്തിലെ വിവിധ variable കളെ Oxygen, carbon dioxide നീരാവി എന്നിവ പാറയെ ബാധിക്കുന്നു. രാസകാലാവസ്ഥ വിവിധ ഘട്ടങ്ങളിലൂടെയും അങ്ങനെയാണ് ഓരോ നിര്‍വഹിക്കുന്നത്. തീര്‍ച്ചയായും.

ഇത്തരത്തിലുള്ള കാലാവസ്ഥ മൃഗങ്ങളും, സസ്യവർഗ്ഗങ്ങളും ബാഹ്യ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്നതാണ് ചില acid കളും വെള്ളം എന്നിവയുടെയും പ്രവര്‍ത്തനം.

പാറകളുടെ ശരീര ഘടനയെ ബഹിഷ്കരിക്കുന്നു. കൂടാതെ മണ്ണിര പോലുള്ള ചില ജീവികള്‍ക്കും, പാറകളുടെ രൂപവല്‍ക്കരണത്തിനും മാറ്റംവരുത്താം. എങ്കിലും എല്ലാറ്റിനും നമുക്ക് എല്ലാ കാലാവസ്ഥയും നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ചെയ്യും. അതെ അതിനെയെല്ലാം തരണം ചെയ്ത് അഹ് അതിജീവിച്ചല്ലേ പറ്റൂ.

ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുല്ല. കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. വേനല്‍ക്കാലത്ത് വെള്ളമില്ലാതെ പലയിടങ്ങളിലും വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജീവികള്‍ക്ക്, പക്ഷികള്‍ക്കൊക്കെ വെള്ളം കിട്ടാതെ കുറെ സ്ഥലത്ത് ചത്ത് വീഴുകയും, അവര്‍ എവിടെ ചെന്നാലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് അവര്‍ക്ക് അവര്‍ക്കെന്നല്ല, മനുഷ്യര്‍ക്കും പല കാര്യത്തിനും വെള്ളം വളരെ അധികം പ്രയോജനമുള്ളതാണ്. അത് ഇല്ലെങ്കില്‍ നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട്, എല്ലാ കാലാവസ്ഥയും, മഴയും നമുക്ക് പാകത്തിനായിട്ടുണ്ടാവുകയാണെങ്കിലും, വെയിലും പാകത്തിന് ചൂടും ഒക്കെ സഹിക്കാന്‍ കഴിയുന്ന ഒരു വെയിലൊക്കെയാണെങ്കി നമുക്ക് വളരെ അധികം പ്രയോജനപ്പെടും. അല്ലെങ്കില്‍ ഞമ്മള് വളരെ അധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുക.